ആഹ് എന്തൊക്കെയാ വിവരങ്ങൾ? എന്താ കൊഴപ്പം ഒന്നും ഇല്ല നല്ലത് തന്നെയാണ്. ആഹ് വീട്ടിലൊക്കെ എല്ലാര്‍ക്കും സുഖല്ലേ ആർക്കും കൊഴപ്പം ഒന്നും ഇല്ലല്ലോ? ഇല്ല ആർക്കും കൊഴപ്പം ഒന്നും ഇല്ല സുഖമാണ് എന്താ അവിടത്തെ വിവരങ്ങൾ ഒക്കെ? ഇവിടേം സുഖമാണ് ആർക്കും കൊഴപ്പം ഒന്നും ഇല്ല സുഖമായി ഇങ്ങനെ പോണു

എന്താപ്പൊ vacation ഒക്കെ അല്ലെ എന്താ പരിപാടി? ആഹ് അതുകാരണം ഒരു പരിധി വരെ നമുക്ക് ഇതാക്കാൻ പറ്റിയല്ലോ ആഹ് ആഹ് ഇവിടെ വീട്ടിൽ എല്ലാവരും vaccine ഒക്കെ എടുത്തിക്കുണു കുട്ടികളും, മുതിർന്നവരുമൊക്കെ അവിടെയോ? ആഹ് ഇവിടെയും എല്ലാവരു്ം vaccine ഒക്കെ second ഡോസും വെച്ചിട്ടില്ലേ? ആഹ് vaccine വെച്ചതു കൊണ്ടും വരില്ല എന്നൊന്നും പറയാൻ പറ്റൂല എന്നാലും ഒരു പരിതി വരെ വരാതിരിക്കാൻ നല്ല സാധ്യത ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ ആഹ് vaccine വെച്ചവർക്കും ഇപ്പൊ വരുന്നൊക്കെയേണ്ടെയ്

അവിടെ അടുത്ത് ആർക്കേലും report ചെയ്തിട്ടോ എന്തെങ്കിലും ഉണ്ടോ കൊറോണ? ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ report ചെയ്തിട്ട് ഒന്നും ഇല്ല കഴിഞ്ഞ പ്രാവിശ്യം നല്ല ഈ കൊറോണയുടെ ഒന്നാം വരവും രണ്ടാം വരവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോഴൊക്കെ ഇവിടെ കുറെ പേർക്ക് report ചെയ്തിരുന്നു ഇവിടെ containment zone ഒക്കെ ആരുന്നു പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതെയും ആഹ് ഇവിടേം അങ്ങനെ തന്നെ ആയിരുന്നു നല്ല രീതിയിൽ കൂടുതലായിരുന്നു പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതെ നല്ല ബുദ്ധിമുട്ട് ആയിരുന്നു അവിടെ വീട്ടിൽ ആരെക്കെലും ഉണ്ടായിരുന്നോ? ഇവിടെ വീട്ടിൽ ഉണ്ടായിരുന്നില്ലാട്ടോ നിങ്ങളുടെ വീട്ടിൽ ആർകെലും ഉണ്ടായിരുന്നോ

ആഹ് പക്ഷെ ആ സമയത്ത് ഒക്കെ എന്താ നല്ല പനീം, ജലദോഷം ഒക്കെയായിരുന്നു അതുകാരണം പേടിയാരുന്നു ഇനിയിപ്പം കൊറോണ ഒക്കെ ആരിക്കുവോ എന്ന് വിചാരിച്ചിട്ടേ എന്താ വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കാണ് നല്ല ചൂട് ഒക്കെയല്ലേ പുറത്തും ഇറങ്ങാൻ പറ്റൂല അതുകാരണം അങ്ങനെ വീട്ടിൽ ഇരിക്കുക തന്നെ ആഹ് ചൂട് കാരണം തീരെ പുറത്തിറങ്ങാൻ പറ്റാണ്ടായി നല്ല ചൂടാണ് വീട്ടിൽ അകത്തിരുന്നാലും ചൂടിന് കുറവ് ഒന്നും ഇല്ല ആഹ് അതെ

എന്താപ്പോ? വെറുതെ വീട്ടിൽ ഇരിക്കൽതന്നെയായിരിക്കും അല്ലെ പരിപാടി പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ ഞാൻ വെറുതെ ഇരിക്കുമ്പം news കേൾക്കുവാരുന്ന് അതിലിപ്പോ എന്താ കാര്യമായിട്ട് പറയുന്നെ? news ഇപ്പ എന്താ full കൊറോണ കുറിച്ചിട്ടല്ലേ ഇപ്പൊ കോറോണ നല്ല കൂടുതലാണ് കേരളത്തിൽ ആഹ് കോറോണയൊക്കെ ഒന്ന് അവസാനിച്ചു അല്ലെ ഇപ്പൊ വീണ്ടും വന്നിക്കുണു നല്ല കൂടുതലായിട്ട് ആഹ് അതെ കൊറോണ ഒക്കെ നല്ല കൂടുതലാണ് ഉം കഴിഞ്ഞ പ്രാവിശ്യം തന്നെ കൊറോണ ഒക്കെ ഒന്ന് ഒതുങ്ങിയതായിരുന്നു ഇപ്പൊ പിന്നെ വീണ്ടും നല്ല കൂടുതലായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവിശ്യം തന്നെ കൊറോണ വന്നിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടി എല്ലാവരും

ഉം ഇപ്പൊ പിന്നെ വീണ്ടും വന്നേക്കുവാ ഉം ഈ സാഹചര്യത്തിൽ ഒക്കെ mask നിർബന്ധം ആക്കലാണ് നല്ലത് എല്ലാവർക്കും ഒന്ന് ഹും അതുതന്നെയാ നല്ലത് കഴിഞ്ഞ പ്രാവിശ്യം രണ്ട് mask ഒക്കെ വെച്ചിട്ടല്ലേ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങിയിരുന്നത് വേറെന്തൊക്കെ?

ഇല്ല വീട്ടിൽ ഒന്നും ആർക്കും കൊഴപ്പം ഒന്നും ഇല്ല കഴിഞ്ഞ പ്രാവിശ്യം ഇവിടെ നല്ല കൂടുതലായിരുന്നുല്ലേ അടുത്തൊക്കെ ആഹ് നല്ല കൂടുതൽ തന്നെയായിരുന്നു ഇവിടേം അങ്ങനെ തന്നെയായിരുന്നു പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാതെ സാധനങ്ങൾ വാങ്ങിക്കാൻ കൂടി പുറത്തിറങ്ങാൻ പറ്റാതെ ആയി നല്ല ബുദ്ധിമുട്ടായിരുന്നു സാധനങ്ങൾ ഒക്കെ നിങ്ങൾക്ക്? കടകളിൽ ഒക്കെ പോയിട്ട് പോലീസ് കണ്ടാലും സാധനം വാങ്ങിക്കാൻ ആന്ന് പറഞ്ഞാലൊക്കെ വല്യ പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും